സ്പീക്കർ 2 വളരെ ശരിയാണ് പറഞ്ഞത് വിദ്യ ആർത്ഥിക്കുന്നവനാണ് വിദ്യാർ ത്ഥി എന്നാൽ ഇപ്പത്തെ വിദ്യാഭ്യാസ സമ്യതായം അതിനെ അനുഗുലാമയി ആണോ എന്താണ് ശ്രീ ലക്ഷ്മിക്ക് തോന്നുന്നത്?

സ്പീക്കർ 1 മറ്റുമാണ് ഇന്നും വിദ്യ വിദ്യ അഭ്യർത്ഥിച്ച് കൊണ്ടേ ഇരിക്കുന്നത്. ശരിയായ രീതിയിൽ വിദ്യാഭ്യാസ ത്തിന്റെ അർത്ഥം എന്താണ് എന്ന് വെച്ചാൽ തിരിച്ച് അറിവ് ഉണ്ടാവുക അല്ലെങ്കിൽ ശരിയും തെറ്റും തിരിച്ചർക്കയാനുള്ള കഴിവ് ഉണ്ടാവുക എന്നതാണ് അതിനോടൊപ്പം തന്നെ ഒര്‌ വ്യക്തിയുടെ വ്യക്തിത്തം
സ്പീക്കർ 1 വികസനവും ഈ വിദ്യാഭ്യാസത്തിലൂടെ അവൻ നേടിയെടുക്കുന്നുണ്ട്.
സ്പീക്കർ 2 ശരിയാണ് ശ്രീലക്ഷ്മി പറഞ്ഞത് എന്നാൽ പണ്ടത്തെ ഗുരു ഗുല സംവിദായം ന്ന് പറീണത് വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ അധികം കുറവാ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഓരോ വിദ്യാർത്ഥിക്കും വേണ്ട രീതിയിലുള്ള ശരിയായ വിദ്യാഭ്യാസം നൽകാൻ പണ്ടത്തെ ഗുരു ഗുല സംവൃധായം തന്നെയായിരുന്നു
സ്പീക്കർ 2 ഏറ്റവും മികച്ചത് എന്നാണ് എന്റെ അഭിപ്രായം ശ്രീ ലക്ഷ്മി അതിൽ യോജിക്കുന്നുണ്ടോ?
സ്പീക്കർ 1 ഞാൻ വിയോജിപ്പ് രേഖ പെടുത്തുന്നു. കാരണം അന്ന് അന്ന് ഉണ്ടായിരുന്ന ആ ഗുരുകുലം സമ്പ്രദായത്തിൽ ഒരു അവിടെ ഉള്ള ഒര്‌ വിദ്യാർത്തിക്ക് ഗിരുവിന്റെ ഒര്‌ തെറ്റ് തിരുത്താൻ അവകാശമുണ്ടാർന്നില്ല.
സ്പീക്കർ 1 ഗുരു എന്ത് പഠിപ്പിക്കുന്നുവോ അത് കേൾക്കുക അത് മാത്രം മനസിലാക്കുക എന്നുള്ള ത് മാത്രമായിരുന്നു ഗുരുകുല സംബ്രാതായതിൽ നില നിന്നിരുന്നത്. അതിന് അപ്പുറത്തേക്ക് ഹേ ഗുരു ശിഷ്യന്
സ്പീക്കർ 1 പറഞ്ഞു കൊടുക്കേണ്ട പലതും പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന് ഉള്ളൊരു ഗുരുകുലം സംബ്രാതായതിൽ ഏ ഏ ഗുരു കുല സംബ്രിദായത്തിന്റെ ഒര്‌ കുറെവ് തന്നെയാണ്.

സ്പീക്കർ 2 കാരണം ഓരോ വിദ്യാർത്ഥിയും അവരുടെ കഴിവും അഭിരുചിയും എല്ലാം എപ്പോഴും വിത്യസ്‍തമാണ്. പിന്നെ ഒരിക്കലും ഒരുമിച്ച് ചേർത്ത് അവര് ഒരേ എഹ് ഒരേ പഠന മുറിയിലിരുത്തി അവർക്ക് ഒരേ കാര്യം പറഞ്ഞ് കൊടുക്കാൻ.
സ്പീക്കർ 2 അത് ഒരിക്കലും അവരുടെ പ്രായോഗിക മായ മാനസിക വളർച്ചയെ സംരക്ഷിക്കുന്നതായിരിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.ശ്രീലക്ഷ്മി എന്താണ് കരുതുന്നത്?
സ്പീക്കർ 1 ഹസനത് ഞാൻ പറഞ്ഞത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒര്‌ വ്യക്തിക്ക് അവൻ വളരും തോറും അവൻ ശരിയായ തിരിച്ചറിവ് കൊടുക്കുക അല്ലെങ്കിൽ അവന്റെ വ്യക്തിത്വ വികസനത്തിൽ ഒര്‌ ശരിയായ ഘടക മാണ് വിദ്യാഭ്യാസം.
സ്പീക്കർ 1 അത് പോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സ് മുറികളിൽ പഠന മുറികളിൽ പഠിപ്പിക്കില്ല അല്ലെങ്കിൽ പാട്യ പന്തത്തികളിൽ ഉൾപ്പെടുതാത്ത പാഠങ്ങൾ ക്കപ്പുറത്തേക്ക് ഒര്‌ വിദ്യാർത്ഥി എന്ന നിലയിൽ അവൻ അല്ലെങ്കിൽ അവൾ കിടന്ന് പോകേണ്ട പല വഴികളും
സ്പീക്കർ 1 അത് ആ സംവാദങ്ങൾ ആകാം പുറം ലോകവുമായുള്ള ആ സാ പുറം ലോകവുമായി അവന്റെ ആശയ അവന്റെ ആശയങ്ങൾ മറ്റു മറ്റൊരാളുമായി പങ്ക് വെക്കുന്നത് ആകാം.
സ്പീക്കർ 2 ചർച്ച ചെയിണ്ടാവാം ശരിയാണ് എന്നാൽ കൂടിയും ഇപ്പോൾ നമ്മൾ വെറുതെ ബിരുദം നേടുന്നത് പോലും ഹാജർ ക്ക ഏഹ് രേഖപ്പെടുത്താനും പ്രധാന അധ്യാപകന്റെ മനസ് അലീപിക്കുവാനും
സ്പീക്കർ 1 അനുഭവങ്ങൾ ആവാം അ അനുഭവങ്ങൾ ആവാം.
സ്പീക്കർ 2 അങ്ങനെ പല ലക്ഷ്യങ്ങളിലേക്കും വിദ്യാഭ്യാസം മാറി ചിന്തിരിക്കുന്നു. കേരളം ഒരു ജോലിയിൽ മാത്രം ജോലി കിട്ടാൻ വേണ്ടി മാത്രം വിദ്യ നേടുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ സാമ്യദായം മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നു ഈ ഒരു അവസ്ഥയിൽ
സ്പീക്കർ 2 അന്ന് ഇണ്ടായിരുന്ന ഏഹ് സംവിദായം തിരികെ കൊണ്ട്റണം എന്നാണ് ഞാൻ വ്യെക്തി പരമായിട്ട് ആഗ്രഹിക്കുന്നത് അതിനോട് അപ്രം തന്നെ വിദ്യാ ആർത്ഥിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും കുറച്ചുകൂടി തുറന്ന ഒരു സാഹചര്യത്തിൽ പഠിക്കുവാനും
സ്പീക്കർ 2 കാര്യങ്ങളെ ഉപ ചലനം ചെയ്യാനുമെല്ലാം സാധിക്കുന്ന ഒരു ഏഹ് അന്തരീക്ഷം തന്നെയായിരിക്കും എപ്പളും വിദ്യ നേടുന്നതിലെ ഏറ്റവും പ്രയോജികായ എന്താണ് ശ്രീലക്ഷ്മി കരുതുന്നത്?

സ്പീക്കർ 1 വിദ്യാഭ്യാസത്തിലൂടെ തിരിച്ചറിവ് എത്രെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതും ഇന്നും അ എന്താ ഇന്നും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ഇന്നും ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അതിലുപരി വിദ്യാ അഭ്യസിക്കുന്നത്.
സ്പീക്കർ 1 നല്ലൊരു സമൂഹം എന്നുള്ളത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സാമൂഹ്യ നിലവാരത്തിന് വേണ്ടിയും നല്ല ഒര്‌ തൊഴിൽ ലഭിക്കാൻ വേണ്ടിയും ആണ് ഇന്ന് എന്നുള്ള രീതിയിലേക്ക് വിദ്യ അഭ്യസിക്കുന്നത് എത്തിക്കഴിഞ്ഞു. അതിലപ്പുറത്തേക്ക് ഏ
സ്പീക്കർ 1 ഒര്‌ വിദ്യാർത്ഥി എന്തെല്ലാം അറിയണം എന്തിലെ എന്തിലൂടെ എല്ലാ കിടന്ന് പോവും. എന്തെല്ലാം മജ ആക്കണം. എന്തെല്ലാം ഈ ആ പാഠയപദ്ധതിയിൽ മാത്രം നിന്ന് കൊണ്ട് പഠിക്കുമ്പോൾ എന്തെല്ലാം ആ വിദ്യാർത്ഥിക്ക് നഷ്ടപെടുന്നു
സ്പീക്കർ 1 എന്നുള്ളത് ശരിയായ രീതിയിൽ വിശകലനം ചെയ്തു അ ബദ്ധപ്പെട്ട അ ബന്ധപ്പെട്ട ആ ബന്ധപ്പെട്ട ആ ബന്ധപ്പെട്ട ഒരാളാണ്.
സ്പീക്കർ 2 ശരിയാണ് ശരിയാണ് ശരിയാണ് അതിനോട് ഞാനും യോജിക്കുന്നു എന്നാൽ നമ്മുടെ ഏഹ് ഇപ്പത്തെ ഭരണ കടനയായും അതേപോലെ ഏഹ് നമ്മടെ ഭരണ സംവിധാനം വിദ്യാഭ്യാസം എല്ലാവർക്കും ഉറപ്പ് വരുത്തനായിട്ട് വളരെ അധികം ശ്രേമിക്കുന്നുണ്ട്
സ്പീക്കർ 2 ഇന്റെ ഭാഗമായിട്ട് ഏഹ് ഒരു ഏഹ് വിദ്യാലയത്തിലെ ഒരു പന്ത്രണ്ടാം തരം വരെ വിദ്യാഭ്യസം ശ്രീ യെ ഉം എല്ലാവർക്കും ഏഹ് ആ ലഭിക്കണമെന്ന് ഉദ്ദേശത്തോടെ ഒരുപാട് പാഠ്യ പദ്ധതികൾ കൊണ്ട് വന്നിട്ടുണ്ട്
സ്പീക്കർ 2 എന്നാൽ അതുപോലും പലയിടത്തും പ്രയോഗികമായിട്ടില്ലെങ്കിൽ പോലും ഒരു പരിധി വരെ എല്ലായിടങ്ങളിലേക്കും വിദ്യാ എത്തിക്കാനായിട്ട് ഇത് സഹായിച്ചിട്ട് തന്നെയിണ്ട് അതിന് നമ്മുടെ ഇപ്പോത്തെ ഭരണ സംവിധാനത്തിനെയും
സ്പീക്കർ 2 ഏഹ് നേതാക്കന്മാരെയും ഏഹ് അഭിനന്ദിച്ചാൽ അതുവധിച്ചാലും നമ്മുക്ക് മതി വരാത്തൊരു കാര്യം തന്നെയാണ് ഇത്‍ളോട് ശ്രീ ലക്ഷ്മി എങ്ങനെയാണ് കരുതുന്നത് ഇതിനെ പറ്റി?
സ്പീക്കർ 1 അതിനോട് ഞാൻ കൂടുതലായും വിയോജിപ്പ് പറയുന്നില്ല എന്നാൽ ഭാഗിഗമായി ഞാൻ യോജിക്കും. ഇന്ത്യൻ ഭരണാഘടനയിൽ ഇരു ഇരുപത്തി ഒന്നാം വകുപ്പ് പ്രെകാരം സംരക്ഷിക്കപ്പെടുന്ന
സ്പീക്കർ 1 ഒര്‌ അവകാശമാണ് വിദ്യാഭ്യാസം എന്നത്.എന്നാൽ ഇന്ത്യയിലുള്ള എല്ലാ കുഞ്ഞു കുഞ്ഞുങ്ങൾക്കും ആറ് മുതൽ ആറ് മുതൽ പതിനാറു വയസ്സ് വരെയുള്ള എല്ലാം കുഞ്ഞുങ്ങൾക്കും ഇതെ വിദ്യഭ്യാസം ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് ഇന്നും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്.
സ്പീക്കർ 1 അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏഹ് അ യാത്ര ചെയ്യുന്നതിന് വേണ്ടി വഴി വഴിയോരത്തു എല്ലാം പോകുമ്പോൾ തന്നെ.

സ്പീക്കർ 1 വിദ്യഭ്യാസം എന്ന് പറയുന്ന അവകാശം ഇന്നും ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്.
സ്പീക്കർ 2 ഏഹ് ഇ ശ്രീലക്ഷ്മി പറഞ്ഞതിലോട് ഞാനും യോജിക്കുന്നു എങ്കിൽ കൂടിയും ഒരു പരിധി വരെ നേതാക്കന്മാർക്കും ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തിനും ഏഹ് വിദ്യാ ഭ്യാസം സംരക്ഷിക്കാൻ വിദ്യാഭ്യാസത്തിൽ ഉന്നമതി കൊണ്ട് വരാനും
സ്പീക്കർ 2 എല്ലാ ആളുകളിലേക്കും ജനങ്ങളിലേക്കും വിദ്യാർത്ഥികൾക്കും യുവത്വത്തിലേക്കുമെല്ലാം വിദ്യാഭ്യാസം തൊടരന്ന് എത്തിപ്പിക്കുവാനായിട്ട് ഏഹ് ഇപ്പത്തെ ഭരണ സംവിധാനങ്ങൾക്കും പുതിയ പുതിയ നിയമങ്ങൾക്കും സഹായിച്ചിട്ടുണ്ട് അതെനിക്ക് ഒരിക്കലും തിര ക്കരിക്കാൻ
സ്പീക്കർ 2 ഏഹ് സാധിക്കാത്തത് തന്നെയാണ് കാരണം ആ പ്രേതകമായിട്ട് പല വിഭാവങ്ങൾക്കും വിദ്യാഭ്യാസം കിട്ടാനായിട്ട് പല പല പദ്ധതികൾ നടപ്പിലാക്കുക ചെയ്തിട്ടുണ്ട് അതെല്ലാം ആ ഒരു എഹ് വിഭാഗത്തിലെ ആളുകൾക്ക്
സ്പീക്കർ 2 പ്രേത്യകിച് താഴെക്കിടയിൽ കിടക്കുന്ന ആ വിഭവങ്ങളായിരിക്കും അവയിൽ പലതും അവർക്കെല്ലാം വിദ്യാ അർത്ഥിക്കുവാനായിട്ട് അത് പ്രയോജികമായി ഉപയോഗിക്കാൻ സഹകരമായിട്ടുണ്ട് ഏഹ് ശ്രീലക്ഷ്മി ആ
സ്പീക്കർ 2 ഏഹ് പൺ എഹ് പുതിയ വിദ്യാഭ്യാസ രീതികൾ ഇനിയും കൊണ്ട് വരാൻ ആഗ്രഹിക്കണ മാറ്റങ്ങൾ എന്തല്ലാമാണ് അപ്പൊ ശ്രീലക്ഷ്മി
സ്പീക്കർ 2 ഇനിയും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് കേൾ ശ്രീലക്സ്മി കേൾക്കുന്നില്ല ആ ഓക്കേ ശ്രീ ലക്ഷ്മി ആഗ്രഹി ക്കുന്നത് ആ ഇനിയും
സ്പീക്കർ 2 ഇതേപോലതെന്നെ വിദ്യാലയം എന്ന സംവൃദായം അധ്യാപകനും ഒരു പത്ത്‌മുപ്പത് കുട്ടികളും എന്ന സംവിധാനം തൊടങ്ങി ആ ഓക്കേ പ്പൊ പറയു ശ്രീലക്ഷ്മി പറയു കഴിഞ്ഞു കഴിഞ്ഞു

സ്പീക്കർ 1 കേരളം പോലുള്ള സംസ്ഥാനത്തു വിദ്യാഭ്യാസ അവകാശം വളരെ നല്ല രീതിയിൽ നടത്തും അല്ലെങ്കിൽ എല്ലാ വർ വിദ്യാഭ്യാസം എന്ന അവകാശം എല്ലാവരിലേക്കും എത്തി എത്തപെട്ടിട്ടുണ്ട്. എങ്കിൽ കൂടി ചിലർ ചിലരിലൊന്നും എത്തു ന്നില്ല

സ്പീക്കർ 1 അവൻ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൊണ്ട് വരുന്നതിനെയാണ് എന്റെ അഭിപ്രയത്തിൽ വിദ്യാഭ്യാസം എന്ന് എന്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസം എന്ന് ഞാൻ കരുതി കരുത.
സ്പീക്കർ 2 ശരിയാണ് ശരിയാണ് ഏഹ് ഏതൊരു കാര്യത്തിനും അത് വിദ്യാഭ്യാസമാകട്ടെ എഹ് പണമാകട്ടെ അല്ലെങ്കിൽ ഏഹ് എഹ് വളർച്ചയാവട്ടെ എന്തിലും ഏഹ് ഒരു നല്ല ഭാഗവും ചീത്ത ഭാഗവും ഇണ്ടാവും ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുള്ള പോലെതന്നെ

സ്പീക്കർ 2 ഏഹ് വളരെ മികച്ചരീതിയിൽ എത്തിക്കാൻ ഏതെങ്കിലും ഒരു ആശയം ശ്രീലക്ഷ്മിയുടെ മനസ്സിൽ തെളിഞ്ഞ് വരുന്നുണ്ടോ?
സ്പീക്കർ 1 ശരിയായ രീതിയിൽ ഒര്‌ വിദ്യാർത്തിക്ക് വിദ്യാഭ്യാസം എത്തണമെങ്കിൽ ആ വിദ്യ ഭ്യാസം എന്നത് അവന്റെ അ അവന്റെ മാനസിക വളർച്ചയും അല്ലെങ്കിൽ അതിനെ എല്ലാം സ്വാധീനിക്കുന്ന രീതിയിൽ ആയിരിക്കണം.
സ്പീക്കർ 1 ഈ ഒര്‌ ശരിയായ വിദ്യാഭ്യസ രീതിനമ്മൾ മനസ്സിലാക്കുമ്പോ മറ്റ് കാര്യങ്ങൾ നമ്മൾ ഇതിനോടൊപ്പം ചേർ ചേർക്കേണ്ടതുണ്ട്. അതെന്താണ് എന്ന് വെച്ചാൽ ഒര്‌ വിദ്യാർത്തിയുടെ ഏഹ് ഏഹ്
സ്പീക്കർ 1 ഒര്‌ വിദ്യാർത്തിയുടെ ചിന്താഗതി ആയിരിക്കില്ല മറ്റൊരു വിദ്യാർത്തിക്ക് ഒര്‌ വിദ്യാർത്തിയുടെ പഠിക്കാനുള്ള കഴിവ് എത്രെ തോളമാണോ അത്രേത്തോളം മറ്റൊരു വിദ്യാർത്തിക്ക് എത്തണമെന്നില്ല. അവിടെ ഇതെ വിദ്യാർഥികൾ തമ്മിൽ താരതമ്യ പെടുത്തുമ്പോൾ ആ വിദ്യാർത്ഥികൾ.
സ്പീക്കർ 1 ക്കിടയിൽ ആ വിദ്യാർത്ഥികളുടെ അ പഠിക്കാനുള്ള അ ഒരു എ പ്രവണത നഷ്ടപെടുന്നതായി പല രീതിയിലും നമുക്ക് കാണാ. അത് കൊണ്ട് തന്നെ ഒരൊ വ്യക്തിയുടെയും ഒര്‌ വെക്തി
സ്പീക്കർ 1 അവരവരുടേതായ രീതിയിൽ പഠിക്കുക. എന്നുള്ള രീതിയിൽ വെച്ച് കൊണ്ട് തന്നെ വേണം പഠിക്കാൻ. അതിന് അപ്പുറത്തേക്ക് താര തമ്യ പെടുത്തണം അവിടെ എത്തിപെടുമ്പോൾ. അവിടെ അത് ആ കുട്ടിയുടെ പഠിക്കാനുള്ള പ്രവണതയുടെയും. സ്വഭാവികമായി മാറും
സ്പീക്കർ 2 ശരിയാണ് ശരിയാണ് ശരിയാണ് ഞാനും ഇതിലൂടെ യോജിപ്പിക്കുന്നു യോജിക്കുന്നു.
സ്പീക്കർ 1 ഒരുപക്ഷെ ഈ വിദ്യാർത്ഥി പഠനതിനേക്കാൾ കൂടുതൽ മറ്റു എന്തെങ്കിലും കലാപരമായ കഴിവുകളും ഉണ്ടായൊരിക്കാം
സ്പീക്കർ 2 ശരിയാണ് ശരിയാണ് എന്നാൽ കേവലം ബിരുധം ബിരുധാനതര ബിരുധം വകീൽ പഠനം അത് ജോലി ആ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിദ്യാഭ്യാസം മാറ്റി കൂടുതൽ കൂടുതൽ കൂടുതൽ
സ്പീക്കർ 2 ഏഹ് വെക്തി വളർച്ചക്കും അവരുടെ സാമൂഹിക ഏഹ് സാമ്പത്തിക അസ്ഥയിൽ നിന്നും മാത്രമലാണ്ട് വെക്തി വളർച്ചയും സ്വഭാവ വളർച്ചയുമെല്ലാം വിദ്യാഭ്യാസത്തിന്റെ ആ പരിമിധി പലവങ്ങളാവട്ടെ എന്ന് തന്നെ ഞാനും ആശംസിക്കുകയാണ് ശ്രീലക്ഷ്മി ഏഹ് ഇതിനെയൊരു

സ്പീക്കർ 1 എന്റെ അഭിപ്രായത്തിൽ പറയുന്നത്
സ്പീക്കർ 2 ശ്രീലക്ഷ്മി പറയുന്നത് ഏഹ് ഇത്തിരി വ്യെക്തത കുറവിണ്ട് ഏഹ് എനിക്ക് തോന്നുന്നു അവിടുത്തെ സംഭാഷണത്തിൽ എന്തോ ഒരു പ്രേശ്നമുണ്ടെന്ന് കൊഴപ്പമില്ല ശ്രീലക്ഷ്മി ഏഹ് കരുതുന്ന അയിപ്രായം എഹ് വളരെ മികച്ചധാർത്തും ന്ന് നമ്മുക്ക് ഊഹിക്കാവുന്നതാണ്.
സ്പീക്കർ 1

സ്പീക്കർ 1 അവർക്ക് പൂർണ്ണമായി എല്ലാം മനസ്സിലാക്കി വളരാനുള്ള അവസരം ലഭിക്കുന്നു.
സ്പീക്കർ 2 ശരിയാണ് ശരിയാണ് ഇതുവരേം ഏഹ് ഞാനും ശ്രീലക്ഷ്മിയുടെ പല ആശയത്തിനോടും യോജിക്കുന്നു ചേലതിനോടും യോജിക്കുന്നണ്ടേൽ പോലും അതുകൊണ്ട് തന്നെ മ മാറിയ ചിന്താഗതിയും മാറിയ വളർച്ച ക്ക് എല്ലാം വിദ്യാഭ്യാസത്തിന്റെ ഭാഗം തന്നെ ആകട്ടെ എന്ന്
സ്പീക്കർ 2 ഞാൻ എഹ് സമഷിപ്പിക്കയാണ് എഹ് ഇതുവരെയും നമ്മുടെ കൂടെ നിന്ന ഏഹ് എല്ലാവർക്കും ശ്രീലക്ഷ്മിയുടെം സമയം മാറ്റിവെച്ചതിനും എല്ലാം ഞാൻ പറഞ്ഞോണ്ട് നിർത്താണ് ശരി ശ്രീലക്ഷ്മി ഇനിയുള്ള ആ ഒരു ചായനെ
സ്പീക്കർ 2 ഏഹ് ഒരു ചായാ ന ഏഹ് അവധിയിലേക്ക് വിളിക്കാം ശരി.